ഈ രീതിയിലാണ് അപ്പോ ഈ ഇതൊന്നൊന്ന് നോക്കിവെക്കേണ്ടതാണ് കാരണമെന്താണ് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമായത് കൊണ്ട് നിങ്ങൾ ഒന്ന് അത് നോക്കിവെക്കണം ഇനി ഒരു what you mean by condensation nuclei ഖനികരണ മർമ്മം

just ഒന്ന് പറയുന്നേ ഉള്ളു what are the significance of dust particles in the atmosphere അപ്പം main ആയിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ dust particles ൻറെ importance എന്താണ് cloud formation അല്ലെ മേഘങ്ങൾ രൂപീകരിച്ച് മഴ ഉണ്ടാകുന്നതിൽ പ്രധാനമായിട്ടും ഒരു പ്രധാന പങ്ക് എന്തിന് dust particles ന് ഉണ്ട് അപ്പോ ഏഴും എട്ടും ഒക്കെ എന്താണ് ഏറെ കുറെ more over same തന്നെയാണ് പിന്നെ ഒന്നുണ്ട് why mountainers climb the mount everest take oxygen cylinders with them

ഉയരം കൂടുന്തോറും gas അല്ലെ oxygen പോലെത്തെ gas ൻറെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു മക്കളെ എന്ത് ചെയ്യുന്നു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു അത് കൊണ്ട് എന്ത് ചെയ്യുന്നു അങ്ങനെ കുറയുമ്പോ അതിനെ overcome ചെയ്യാനാണ് mountainers എന്തുചെയ്യുന്നത് പർവ്വതാരോഹർ എന്തുചെയ്യുന്നെ ഇത്തരത്തിലുള്ള oxygen cylinders ഉം കൂടെ carry ചെയ്യുന്നത് okay അല്ല okay ആണോ നിങ്ങൾ ഒരു ഒരു ഒരു ഒന്നൂടെ active ആയിട്ട് just ഒന്ന് വന്നേ ഈ chapter കഴിഞ്ഞാ കുറച്ചുംകൂടെ നമ്മൾ മലയാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്

മഞ്ജുനാഥ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് മിനി കണ്ടു ഒന്നിങ്ങനെ fast fast ആയിട്ട് പോവുന്നുണ്ട് എല്ലാരേം read ചെയ്യാൻ പറ്റുന്നില്ല okay okay അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും dust particles ൻറെ കാര്യം പറഞ്ഞില്ലേ അപ്പോ ഇതും ഇതാണതിൻെറ കാരണം എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ write a note on greenhouse എന്താണ് greenhouse വാ വാ വാ നിങ്ങളെ power ഭയങ്കരാട്ടോ ഭയങ്കരയിട്ട് കാണുന്നു okay right note on greenhouse greenhouse gases and greenhouse effect അപ്പോ എന്താണ് എന്താ greenhouse എന്താ greenhouse gases എന്തൊക്കെയാണ് എന്താണ് greenhouse effect ഹരിതഗൃഹ പ്രവാഹം എന്താണ് ഇതിനെ കുറിച്ച് മൂന്ന് എന്താണ് ഇതൊരു important ഭാഗമാണ് അപ്പോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ greenhouse effect അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രവാഹം എന്താണെന്ന് മനസ്സിലായിനെങ്കിൽ വളരെ simple ആയിട്ട് വളരെ simple ആയിട്ട് ഇപ്പോൾ നിങ്ങടെ മുമ്പിലേക്ക് അവതരിപ്പിക്കും അപ്പൊ നിങ്ങക്ക് ഇത് ഇത് കഴിയുമ്പോ ഇതിൽ അറിയാത്ത ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ നിങ്ങളോട് just ആ chapter revise ചെയ്തപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മളത് set ആക്കും നോക്കിയേ greenhouse എന്ന് പറഞ്ഞാ നമുക്കറിയാം നേരെത്തെ ഒരു കണ്ട് കാണിച്ചില്ലേ ഒരു polyhouse അല്ലെ greenhouse പോലെ മോളിലിങ്ങനെ glass ഒക്കെ അല്ലെ വെള്ള colour ൽ sheet വിരിച്ച അതാണ് green house ന്ന് പറയുന്നേ അപ്പോ അയിൻറെ പ്രത്യേകത എന്താണ് glasses patch have a capacity to allow the insulation passed through them and check the residual radiation ഈ glasshouse ൻറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് സൂര്യരശ്മികളെ കടത്തി വിടും പക്ഷെ harmful ആയിട്ടുള്ള radiations ഉള്ള ultraviolet rays നെ എന്ത് ചെയ്യും prevent ചെയ്യും സസ്യങ്ങൾക്ക് ആവശ്യമായ ചൂടും വെളിച്ചവും നൽകി harmful ആയിട്ടുള്ള rayses നെ prevent ചെയ്യുന്നത് എന്താണ് അതിന് പറയുന്ന പേരാണ് greenhouse അപ്പോ അതിനകത്തെ പ്രത്യേകത എന്താണ് കൃത്യമായ താപനില മാത്രം താഴേക്കു വിടും ആവശ്യമായ വെളിച്ചം താഴേക്ക് വിടും harmful ആയ rays നെ prevent ചെയ്യും മനസ്സിലായോ അതിനെ തടയും അതാണ് greenhouse എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് okay ഇനി രണ്ടാമത്തെ greenhouse gas ഉം greenhouse effect ഉം അപ്പോ greenhouse gases ഏതൊക്കെയാണെന്നുള്ള നിങ്ങക്കറിയാ ആദ്യം തന്നെ greenhouse gases ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് greenhouse effect അല്ലെങ്കിൽ എന്താണ് ഹരിതഗൃഹ പ്രവാഹം എന്നുള്ള എന്നുള്ളത് എന്താണ് വളരെ simple ആയിട്ട് നമ്മുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ എന്താന്ന് നോക്കിയേ some of the gases present in the atmosphere permit insulation and they prevent terrestrial radiation ചില gas കൾ atmosphere ൽ ഉള്ള ചില gas കൾ എന്ത് ചെയ്യുന്നു ആവശ്യമായ താപനില ഈ green polyhouse അല്ലെ greenhouse പോലെ തന്നെ ചില gases atmosphere ൽ എന്ത് ചെയ്യുന്നു ആവശ്യമായ താപനില ചൂട് വെളിച്ചവും താഴേക്ക് പ്രധാനം ചെയ്യുന്നു അതേപോലെ harmful ആയിട്ടുള്ള ultraviolet rayses നെ prevent ചെയ്യുന്നു അല്ലെ അപ്പോ ഏതൊക്കെ gases ആണ് ചെയ്യുന്നെ നോക്കിയേ അവിടെ carbon dioxide main ആയിട്ടുണ്ട് carbon dioxide ഉണ്ട് methane ഉണ്ട് ozone water vapour ഈ gases ൻറെ പേര് നിങ്ങൾ ഒന്ന് ഓർത്തുവച്ചാൽ മാത്രം മതി അപ്പൊ ഈ gases എന്തുചെയ്യുന്നു ആവശ്യമുള്ള അഹ് എന്താ ചെയ്യുന്നത് ഈ gases ഉം atmosphere ൽ ഒരു layer ആയി നിന്നുകൊണ്ട് ഭൂമിക്ക് മുകളിൽ ഒരു പുതപ്പായിട്ട് അല്ലെങ്കിൽ layer ആയി നിന്നുകൊണ്ട് സൂര്യൻെറ ultraviolet rayses നെ prevent ചെയ്യുന്നു prevent ചെയ്യുന്നു പിന്നെന്ത് സംഭവിക്ക ആവശ്യമുള്ള ചൂടു അതെ പോലെ വെളിച്ചവും താഴേക്ക് നൽകുന്നു ഈ process ന് പറയുന്ന പേരാണ് എന്ത് മക്കളെ greenhouse effect അല്ലെങ്കി എന്താണ് ഹരിതഗൃഹ പ്രവാഹം simple അല്ലെ simple ആണോ മനസ്സിലായോ ഈ gases ultraviolet rayses നെ തടയുന്നു മോളീന്ന് ഏതൊക്കെയായിരുന്നു ഈ carbon dioxide methane ഉം ozone ഇങ്ങനെ തുടങ്ങിയ water vapour ഇതൊക്കെ ഈ gases മോളീന്നിങ്ങനെ ഭൂമിക്ക് മോളിൽ നിന്നിട്ട് ക എന്തുചെയ്യുന്നു ആവശ്യമില്ലാത്ത ultraviolet rayses നെ prevent ചെയ്ത്

മനസ്സിലായവരൊക്കെ ഒരു heart emojis ഇട്ടെ നോക്കട്ടെ എത്ര പേർക്ക് മനസ്സിലായെന്ന് ആരും വെറുതെ ഇരിക്കരുതാട്ടോ okay നിങ്ങൾ എല്ലാവരും നല്ല active ആയി ഇരിക്കുമ്പോ ഞാൻ അതിലും active ആയിട്ടുണ്ട് പറഞ്ഞൊ ഒരിതും വേണ്ട okay heart ഇട അഹ് മനസ്സിലായവർ എന്താ ഇപ്പോ greenhouse effect ന്ന് മനസ്സിലായവരൊല്ലൊക്കെ ഒരു heart വരട്ടെ okay okay അപ്പോ നിങ്ങൾ നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഇത് മനസ്സിലായി പരീക്ഷയ്ക്ക് വന്നാൽ set ആയിട്ട് എഴുതിക്കോണട്ടോ ഇതൊരു important ആണേ

എന്ന ഭൗമികവികരണത്തെ ആഗിരണം ചെയ്തു ഭൂമിയോടുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു ഈ പ്രതിഭാസത്തെ ഹരിഗൃഹ ഏർ ഹരിതഗൃഹപ്രവാഹമെന്നും ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ ഹരിതഗൃഹവാതകങ്ങൾ എന്നും പറയുന്നു ഇത്രേ ഉള്ളു കാര്യം gas prevent ചെയുന്നു ആവശ്യമില്ലാത്തതിനെ prevent ചെയ്യുന്നു ആവശ്യമുള്ളതിനെ കടത്തി വിടുന്നു അതാണ് greenhouse effect okay set ആണ് ഇനി ഇനി which are the sources of greenhouse gases ആ greenhouse gases ൻറെ sources പ്രധാനമായിട്ടും greenhouse gases ലെ പ്രധാനി ആരാണ് carbon dioxide ആണ് carbon dioxide ഒരു certain extend ഒരു പരിധി വരെ നമ്മുക്ക് ഉപകാരി ആണെങ്കിലും ആ പരിധി കൂടിയാൽ എന്താണ് അവൻ ആപൽകാരിയാണ് അല്ലെ അപ്പോ എന്താകും ഈ greenhouse effect ൻറെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു normal structure of the atmosphere ലെ gases ൻറെ ഒരു normal structure നമ്മൾ discuss ചെയ്തു അതിൽ നിന്നും variation വരുമ്പോൾ അന്തരീക്ഷത്തിലെ താപനിലയ്ക്കും സ structure നും മാറ്റം വരും അങ്ങനെ മാറ്റം വരുമ്പോ എന്ത് ചെയ്യും മക്കളെ അങ്ങനെ മാറ്റം വരുമ്പോൾ ഭൂമിയുടെ നിലനിൽപ്പിനെ ബാധിക്കും ചൂട് കൂടും അല്ലെ അപ്പോ അതാണ് പറയുന്നത് അപ്പൊ ഈ sources greenhouse gases ഏർ and atmosphere through the volcanic erruptions ഉണ്ട് detailing of biological സസ്യങ്ങൾ ജന്തുക്കളൊക്കെ ചത്ത് ചീഞ്ഞ് അഴകുമ്പം വരുന്നുണ്ട് അതെ പോലെ തന്നെ fuel fossil fuels ലൂടെ അതൊക്കെ burn ചെയ്യുമ്പോ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ fossil fuels ആണ് അപ്പോ carbon dioxide ജീവൻെറ നിലനിൽപ്പിന് അത്യാവശമായെങ്കിലും കൂടിക്കഴിഞ്ഞാലും അവൻ പ്രശ്നകാരിയാണ് അല്ലെ അപ്പം ഈ green ആഹ് ഉം കൂടുതൽ greenhouse gases മുകളിലേക്ക് എത്തുമ്പോ എന്ത് സംഭവിക്കും അപ്പൊ കൂടുതൽ ഈ greenhouse effect ൻറെ അഹ് അളവ് കൂടും അപ്പം കൂടുതൽ ചൂടിനെ താഴേക്ക് radiate ചെയ്യും അപ്പോ പ്രശ്‌നായി അപ്പോ എന്തുവരും അപ്പൊ എന്താണ് global warming ലേക്ക് പോവും അപ്പോ ഇന്തൊക്കെ global warming മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ നോക്കിവെക്കണം ഇതും important ആണ് ഒരു v ഇട്ടുകൊടുക്കാം very important ആണ് എന്താണ് global warming ഈ ഇങ്ക്രി greenhouse gases ൻറെ അളവ് കൂടിക്കഴിഞ്ഞാൽ uncontrolled ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മനുഷ്യ ജീവൻെറ നിലനില്പിനെ ബാധിക്കും അല്ലെ അപ്പോ ചൂട് കൂടും ആ ചൂട് കൂടുമ്പം എന്ത് സംഭവിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങളാണ് impact of global warming എന്ന രീതിയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് global warming ൻറെ അല്ലെങ്കിൽ ആഗോളതാപനത്തിൻെറ പരിണതഫലങ്ങൾ എന്തെല്ലാം ഒന്ന് sea level may rise as a result of melting of polar ice ചൂട് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ ice ഒക്കെ എന്തുചെയ്യും melt ആവും polar ൽ അപ്പോ അതൊക്കെ നേരെ കടലിലേക്ക് ഒഴുകി എത്തി എന്തുചെയ്യും sea level

ബാധിക്കും അവർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടാതെയാവും അപ്പോ എന്ത് സംഭവിക്കും അങ്ങനെ ആ ജീവജാലങ്ങൾ ചിലപ്പോ ചത്തൊടുങ്ങാൻ ഈ global warming കാരണമാകും ഒന്ന് sea level ആണ് രണ്ട് coastal ഏർ ecosystem ത്തിനെ ബാധിക്കും മൂന്ന് എന്താണ് സംഭവിക്ക globalwarming leads the depletion of many species പല ജീവജാലങ്ങളും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷ്യമാവും അല്ലെ അതേപോലെ drought നല്ല ചൂട് കൂടുമ്പോൾ നല്ല വരൾച്ച ഉണ്ടാവും അപ്പോ ഇതാണ് global ബ warming ൻറെ പനന്തഫലങ്ങൾ അത് ഉണ്ടാകാനുള്ള കാരണം greenhouse gases അല്ലേ ഏറ്റവും കൂടുതൽ ഉള്ള carbon dioxide main പോലുള്ള greenhouse gases ആണ് അപ്പോ നോക്കി വെക്കണം മക്കളെ ഇത് important ആണ് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് ഞാൻ ഈ question paper എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടാണ് നിങ്ങളടുത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നോക്കി വെക്കണെ പിന്നെ what is ozone layer ozone layer നെ കുറിച്ച് നമുക്കറിയാം എന്താണ് ozone layer എന്ന് പറഞ്ഞാൽ ഞാൻ നേരെത്തെ പറഞ്ഞു എങ്ങനെയാന്ന് നമ്മക്ക് just ആ textbook ൽ ഒന്ന് പറഞ്ഞിരുന്നു as ozone gas is a concentrated in the upper atmosphere as a layer okay ഭൂമിക്ക് മുകളിൽ ഒരു കുട പോലെ അല്ലെ

അപ്പോ എങ്ങനെയാണ് ഈ ozone gas form ചെയ്യാ അത് നമ്മൾ textbook ൽ നോക്കിയപ്പോ പറഞ്ഞിരുന്നു എങ്ങനെയാണു ozone gas form ചെയ്യാ അതെങ്ങനെയാണ് ഭൂമിക്ക് ഉപകാരപ്പെടുക അതെന്താണ് ozone ഉം ഒരു greenhouse gas ആണ്

normal ordinary oxygen molecules ന്ന് പറഞ്ഞാ ഇതാണ് അതിലൂടെ ultraviolet rays pass ചെയ്യുമ്പ എന്ത് സംഭവിക്കും അതിൻെറ ആ നടുക്കുള്ള connection വിട്ട് രണ്ട് single ആയി മാറും ഈ single ആവുമ്പൊ എന്തെയ്യും അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ് അപ്പൊല്ലാ കൂട്ടുകാരനെ വേണം അപ്പോ അവർ പെട്ടെന്ന് എന്തുചെയ്യും അവർ നേരെ പോയിട്ട് തങ്ങളുടെ ഇതേപോലെത്തെ സമ രായിട്ടുള്ള മറ്റു normal oxygen molecules ഉമായിട്ട് കൂടിച്ചേർന്ന് tri atomic ozone gas ഉം ആയിട്ട് മാറും അപ്പോ ഇത് ഒക്കെ ഒന്നാമത്തന്നെ ഇങ്ങോട്ട് ഒര് ഒരാൾ ഇങ്ങോട്ടും പോയി അടുത്താൾ ഇയാളോട് ചേർന്ന് വേറെയങ്ങായി

normal oxygen molecule ഉമായിട്ട് connect ആയി tri atomic ozone gas അവിടെ form ചെയ്യും okay set ആണോ set ആണോ set ആണെങ്കിൽ നിങ്ങടെ നല്ല likecomment ഒക്കെ നിങ്ങൾ ഇടണെ okay ആണോ okay ആണെങ്കിൽ ആ ഒരു fire emojis ഒക്കെ ഇട്ടു നമ്മളെ activate ആക്കിയേ ഇനി ഇനി ന ഇനി ഇവിടെ negative impact of the ultraviolet rayses ഈ ultraviolet rayses ൻെറ negative impacts എന്തൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ultraviolet rayses കൊണ്ട് ഉണ്ടാവുന്നത് നോക്കിയേ അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷല്ല കഴിഞ്ഞ christmas exam ന് ചോദിച്ച ചോദ്യമാണ് അപ്പോ ഒന്ന് നോക്കിവെച്ചോട്ടൊ important ആണട്ടോ അപ്പോ skin cancer ഉണ്ടാക്കുന്നു അല്ലെ skin cancer പിന്നെ climatic change കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നു പിന്നെന്താണ് decision of food chainfood chains എല്ലാം എന്ത് ചെയ്യുന്നു തകിടം മറിയുന്നു അല്ലെ

ഒരുപാട് പ്രായം തോന്നിക്കും അതേപോലെ crop failure ഇങ്ങനെയുള്ള ഒരു stunted growth of plants ൻറെ ഒക്കെ വളർച്ച വളർച്ച എന്ത് ചെയ്യും മുരടിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഈ നമ്മുടെ ultraviolet rayses വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോ ഇനി ഈ ultraviolet rayses ഭൂമിയിലേക്ക് വരാനുള്ള ഒരു കാരണം ഇതെന്താണ് ഒരു important ആണ് ട്ടോ എങ്ങനെയാണു ozone hole ozone സുഷിരം എങ്ങനെയാണ് form ചെയ്യാന്നുള്ളതാണ് ozone സുഷിരം അപ്പോ ഒന്നാമതായിട്ട് നോക്കിയേ ഏർ refrigerators air conditioners okay different types of sprays അല്ലെ spray കളല്ലേ അതിലൂടെ എന്തെയ്യും അതിൽ നിന്നിക്കും പിന്നെ fire extinguishers ഉം ഇങ്ങനെയുള്ള കുറെ sources ന്ന് എന്ത് സംഭവിക്കും chloro fluoro carbon ഉകൾ അല്ലെങ്കിൽ halon എന്നീ വാതകങ്ങൾ atmosphere ലേക്ക് release ആവും അല്ലെ air conditioners ഉണ്ട് refrigerator അങ്ങനത്തെ spray ന്നൊക്കെ chloro fluoro carbon halon വേറെ അവരൊന്നും ചെയ്യുന്നില്ല അവർ നേരെ എന്ത് ചെയ്യു ഇവിടുന്ന് നേരെ atmosphere ലേക്കെല് atmosphere ൽ എത്തിയിട്ട് എന്ത് സംഭവിക്കു അവിടെ അപ്പോ ഈ gases എന്ത് ചെയ്യും upper atmosphere ൽ react with ultraviolet rayses ഉമായിട്ട് അപ്പൊ ultaviolet rayses എപ്പളും ഒരു വില്ലനാട്ടോ നോക്കിക്കോണേ ഈ gases ഏർ ഏത് chloro fluoro carbon ഉം halon ഉം ultraviolet ഉമായിട്ട് react ചെയ്തിട്ട് എന്ത് സംഭവിക്കും എന്ന sun form chlorine and bromine chlorine bromine എന്നീ രണ്ട് വാതകങ്ങൾ അങ്ങട്ട് ഉണ്ടാവും അല്ലെ അപ്പോ എന്തുചെയ്യുന്നു അപ്പോ അവിടെ ഈ chlorine ഉം bromine ഉമാണ് വില്ലന്മാരാവുന്നെ

ആർക്കാണ് ഇവിടെ ഇവിടെ നമ്മടെ ഒന്നാമത്തേതായിട്ടുള്ള ഏർ chlorine ആ അതേപോലെ bromine എന്താണ് നാല്പത് ലക്ഷം forty times ആണ് അങ്ങനെ എന്ത് ചെയ്യും അങ്ങനെ അവിടെ ഈ gases നെ മുഴുവൻ ഈ chlorine നും bromine നും കൂടെ നശിപ്പിച്ച് കഴിയുമ്പം

അപ്പോ അങ്ങനെ വരുന്നയിനാണ് ozone hole എന്ന് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ എന്താണ് ozone സുഷിരം എന്നൊക്കെ പറയും അല്ലെ അപ്പൊ അതാണ് refrigerator ഉകൾ airconditioner കൾ വിവിധ തരം spray കൾ അഗ്നിശമന വാതകങ്ങൾ paint തുടങ്ങിയവയിൽ chloro fluoro carbon ഉം halon തുടങ്ങിയ വാതകങ്ങൾ സ്രോതസുകളാണ് ഇത്തരം വാതകങ്ങൾ ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിർത്താൻ ശേഷിയുണ്ട് ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഇവ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള ultraviolet കിരണങ്ങൾ പിടിച്ച് chlorine bromine തുടങ്ങിയ വാതകങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ട് എന്തെയ്യുന്നു ഒരു chlorine ന് ഒരു ലക്ഷം ozone molecule bromine ന് നാല്പത് ലക്ഷം ozone molecule നെ എന്തുചെയ്യും destruct ചെയ്യാൻ കഴിയും അപ്പം അങ്ങനെ എന്ത് ചെയ്യും അവിടെയുള്ള ozone എല്ലാം പോയി കഴിയുമ്പം അവിടെ ഒരു hole ആയിട്ട് മാറും അല്ലെ അപ്പോ അതിലൂടെ ultraviolet rayses ഭൂമിയിലേക്ക് പതിക്കും അങ്ങനെ ഉള്ള process നെ പറയുന്ന പേരാണ് എന്ത് ozone hole form ചെയ്യുന്നത് അങ്ങനെയാണ് okay set ആണോ ഇനി ഇനി ഏർ what are the layers of the atmosphere atmosphere ല് നാല് layers ആ ഉള്ളത് troposphere ഉണ്ട് stratosphere ഉണ്ട് mesosphere ഉണ്ട് thermosphere ഉണ്ട് പിന്നെ ഇതിനെ divide ചെയ്യുന്ന tropopause stratopause mesopause എന്ന sub divide ആയിട്ടുള്ള layers ഉണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞുപോവാം നമ്മടെ textbook ൽ ഇത് കൃത്യമായിട്ടുണ്ട് ഇപ്പം ഇതൊന്നു നോക്കിപോവാട്ടോ ഏതെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചൂടായ്കയില്ല ഈ chapter ഉം അത്യാവശ്യം നല്ല weightage ഉള്ളതാണ് അപ്പൊ ഒന്നാമത്തെ നമ്മുക്ക് layer ഒന്ന് നോകാം troposphere ആണ് the layer extend upto thirty kilometre in the surface പൊ ഏർ surface of the earth അപ്പോ ഭൂമിയിൽ നിന്നും പതിമൂന്നു kilometre ഉയരം വരെയുള്ള ആ layer ആണ് troposphere എല്ലാ climatic phenomena അല്ലെ thunder ഉം lightning ഉം അല്ലെ ഇടീം മഴയും എല്ലാം നടക്കുന്നത് എവിടെയാണ് ഈ all troposphere ലാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഭൂമദ്ധ്യരേഖയിൽ മാത്രം ഇത് പതിമൂന്നല്ല പതിമൂന്നല്ല പിന്നെന്താണ് അത് ഭൂമദ്ധ്യരേഖ വരുഅ അത് പതിനെട്ടാണ് വരാ അല്ലെ പതിനെട്ട് kilometre height ലാണ് ഭൂമദ്ധ്യ conduction അല്ലെ ചൂട് ഇങ്ങനെയായിട്ട് മോളിലേക്ക് പോവുന്ന conduction കൊണ്ട് പതിനെട്ട് kilometre ഭൂമദ്ധ്യരേഖ മാത്രം വരുന്നുണ്ട് ബാക്കിയെല്ലായിടത്തും എന്താണ് ബാക്കിയെല്ലായിടത്തും എന്താണ് പതിമൂന്ന് kilometre എ ഉള്ളു the height of the ഏർ troposphere more in equatorial region അതാണ് ഭൂമദ്ധ്യരേഖ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അതേപോലെ all almost all weather condition and climatic condition thunder ഉം അല്ലെ ഇടി അതേപോലെ മഴ അല്ലെ മഞ്ഞ് ഇങ്ങനെത്തെ എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളും നടക്കുന്ന layer ആണ് നമ്മുടെ troposphere എന്ന first layer ഭൂമിയുടെ തൊട്ടുമുകളിലുള്ള layer അല്ലെ അതേപോലെ തന്നെ in the troposphere the temperature decreases in the uniform rate of one degree celsius in every one sixty five meters of altitude എല്ലാ നൂറ്റി അറുപത്തി അഞ്ച്‌ metre ഉയരത്തിനും നൂറ്റി അറുപത്തി അഞ്ച്‌ metre ഉം ഒരു degree celsius എന്ന നിലയിൽ താപനില കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു നമ്മൾക്കറിയാം നമ്മൾ മൂന്നാറിലോ അല്ല വായനാട്ടിലോ ഒക്കെ പോയിക്കഴിയുമ്പോൾ എന്തുചെയ്യുന്നു താപനില കുറയുന്നു അപ്പോ ആ ഉയരം കൂടിയ altitude കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇത് ഇങ്ങനെ കുറഞ്ഞ് വരാൻ കാരണമെന്താണ് ഈ first layer ആയിട്ടുള്ള troposphere ൽ ഉള്ള ഒരു പ്രതിഭാസമാണ് നൂറ്റി അറുപത്തി അഞ്ച്‌ kilometre hei metre height ല് ഓരോ degree celsius temperature കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു okay ഇടുക്കിയിലൊക്കെ ഉള്ള ആരെങ്കിലും ഇവിടെ class കാണുന്ന വരുണ്ടോ ഇടുക്കി വായനാടൊക്കെ ഉള്ളവർ അപ്പം നിങ്ങൾക്ക് ഒക്കെ നല്ലെ പത്തനംതിട്ട അവർക്കൊക്കെ നന്നായിട്ടത് experience ഉണ്ടാവും അല്ലെ അവിടെ ഇടുക്കി വയനാട് പത്തനംതിട്ട ഉള്ളവരൊക്കെ just ഒരു heart ഓ ഒന്നിട്ട് just അല്ലെങ്കിൽ ഒരു fire emoji ഇട്ടൊന്നു നോക്കിയേ നമ്മുക്കറിയാം എത്രപേരുണ്ടെന്നല്ലേ അപ്പോ നിങ്ങൾക്കൊക്കെ നല്ല cool weather അനുഭവപ്പെടാൻ കാരണം എന്താണ് ഈ ഉയർന്ന ഏർ altitude ൽ നിൽക്കുന്നോണ്ടാണെല്ലേ അതേപോലെ ഏർ transition zones ഉണ്ടവിടെ അല്ലെ അപ്പോ അതിനെ sub divided ആപ്പോ ഒരുപാട് കുട്ടികളുണ്ടല്ലേ അങ്ങോട്ടിപ്പോ ഒരുപാട് പേർ കാണുന്നുന്നവരുണ്ട് okay okay okay അപ്പോ നോക്കിയേ ഈ transition zone ൽ ഉള്ളവരൊക്കെ ഏർ പിന്നെ tropopause എന്നുവെച്ചാൽ troposphere നും stratosphere നും divide ചെയ്യുന്ന tropopause അതിന് തൊട്ടുമുകളിലുള്ള layer നെ ഏർ divide ചെയ്യുന്ന stratopause and അയിൻറെ മുകളിലുള്ള there thermosphere ഉം യിന്റെ താഴെയുള്ള layer ആണ് എന്ത് mesopause ഇങ്ങനെ subdivide ആയിട്ടുള്ള layers ഉം ഉണ്ട് ഇനി രണ്ടാമതാണ് stratosphere statosphere നോക്കിയേ ഇവിടെ stratosphere എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയാണ് രണ്ടാമത്തെ layer ആണ് അപ്പോ tropopause ന് മുകളിലായിട്ട് ഇവിടെ നമ്മളെ stratosphere എന്ന ഈ layer ഉണ്ട് നിങ്ങൾക്ക് കാണാവോ കാണാൻപാട്ട്‌ആയിരിക്കുവല്ലേ ഇതാണ് stratosphere അല്ലെ ഈ രണ്ടാമത്തെ layer stratosphere ആണ് അപ്പോ എന്തി stratosphere ൻറെ പ്രത്യേകത നോക്കിയേ extend ഏർ height of about fifty kilometre from the earth and lies above the tropopause tropopause ന്റെ എന്താണ് മുകളിലായിട്ട് ഇത് ചെയ്യുന്നു എവിടെയാണ് tropopause കണ്ടോ ഇവിടെ tropopause ൻറെ മുകളിലായിട്ട് ഇതാണ് നമ്മുടെ ഈ layer അല്ലെ നമ്മടെ എന്താണ് stratosphere അതിൻറെ മുകളിലേക്കുള്ള ഈ ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നത്

no changes in the temperature with altitude lower part ൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നില്ല അല്ലെ the zone is called isothermal zone ഈ zone നമ്മൾ എന്ത് പറയും isothermal zone എന്ന് പറയും

called tropopause അയിന് മുകളിലുള്ള ഭാഗമാണ് tropopause എന്ന പേരിൽ അറിയപ്പെടുന്നു tropopause ന് മുകളിൽ എന്താ stratopause ആണ് അല്ലെ അതിന്റെ മുകളിലുള്ള ഭാഗം പിന്നെ ന്നെ നമ്മടെ ഏർ mesopause നെയും tropospause നെ കൂടി divide ചെയ്യുന്നൊരു ഭാഗമുണ്ട് അല്ലെ അപ്പോ അങ്ങനെ അറിയപ്പെടുന്നു അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത layer ആണ് ഏതാണ് ഏർ mesosphere ആണ് ഈ mesosphere ഈ mesosphere നോക്കിയേ extend about fifty to eighty kilometre altitude from the earth mesosphere എത്രയുണ്ട് Hello hello ആഹ് ma'am ആഹ് ma'am good morning എന്റെ പേര് വൈഷ്~ ആഹ് എൻ്റെ പേര് വൈഷ്ണവിന്നാണ് ആഹ് ma'am ആഹ് ഞാൻ pers~ ആഹ് ma'am ഞാൻ ആഹ് thank you ma'am ആഹ് ഞാൻ secretariat ല് ജോലി ചെയ്തതാന്ന്, ഇപ്പം pension ആയി ആഹ് എനിക്ക് ഒരു ഇപ്പൊ loan കിട്ടാൻ കിട്ടുമോന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ma'am നെ വിളിച്ചതാണ്, കിട്ടുവോ ഓ അതേ അതെ ma'am ഓ

okay ആഹ് അതെ അതെ ഞാൻ ഇവിടെ secretariat ൽ ആണ് ജോലി ചെയ്തത്, അതേ ma'amstate ഇൻ്റെ ma'am ഞാൻ retired ആയിട്ട് രണ്ടു വർഷം ആയി ആഹ് ഓ അതേ, എൻ്റെ മോൾടെ വിവാഹത്തിന് വേണ്ടീട്ടാണ് ഞാന് ആഹ് വ്~ ഇത് ആക്കുന്നത് കല്യാണത്തിനായി loan എടുക്കാൻ ആണ് ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ formalities ഉം എനിക്ക് ഇപ്പോ കിട്ടുമോന്നുള്ള അല്ല അല്ല ഇല്ല അല്ല അല്ല അല്ല ma'am പഠിച്ച് പഠിച്ചുകഴിഞ്ഞു. അഹ് ma'am husband ആഹ് പ്~ business ആണ് ചെയ്‌തത്‌. ഇപ്പം ജോലി ഇല്ലാ, പുള്ളിക്കാരൻ ഇങ്ങനെ ആഹ് ഒരു കട വെച്ച് നടത്തായാണ് വീടിൻ്റെ അടുത്ത് തന്നെ.

എത്രയാ ten point six ഓ okay ആഹ് ma'am എനിക്ക് monthly twenty five കിട്ടുന്നുണ്ട്.

Monthly monthly monthly എത്ര വെച്ച് അടക്കേണ്ടി വരും?

അമ്പത്തി~ അഹ് okay

okay ആഹ് ആഹ് ma'am നിങ്ങളെ tenure period എത്ര കൊല്ലത്തേയ്ക്കാണ് ഉള്ളത് കാലാവധി.

ഓ ഓ

ma'am എനിക്ക് കൂടിപ്പോയാൽ ഒര് five, five years മതി five years മതി ആഹ് അതേ അതേ ma'am അപ്പം അഹ് ഈ ten അടുപ്പിച്ച് പറയാണെങ്കി ഏത് എത്ര വർഷം എടുക്കണ്ടി വരും.

ഓ okay ~ലാവും അല്ലേ, ഓ ഓ ഓ

ഹും ഓ വരും ആഹ് ആയിക്കോട്ടെ okay ആഹ് അഹ് EMI മാത്രം വരും, അപ്പം ല~ ten, ten okay "sninja-text id=""fontsninja-text-301"" class=""fontsninja-family-55""fontsninja-text id=""fontsninja-text-301"" class=""fontsninja-family-55""okayfontsninja-text അപ്പൊ fontsninja-text id=""fontsninja-text-302"" class=""fontsninja-family-55""ten, ten yearsfontsninja-text ഒക്കെ ആണെങ്കി നമ്മക്ക് കൊറച്ചൂടി കൊറഞ്~ കൊറച്ച് കിട്ടും. fontsninja-text" "sninja-text id=""fontsninja-text-441"" class=""fontsninja-family-55""ഓ ശരിക്കുമപ്പം eight അടപ്പിച്ച് വരുവായിരിക്കുവല്ലേ. fontsninja-text" "sninja-text id=""fontsninja-text-491"" class=""fontsninja-family-55""ഓ seven, seven അടിച്ച് വരും seven അടിപ്പിച്ചുവരും fontsninja-text" "sninja-text id=""fontsninja-text-591"" class=""fontsninja-family-55""ആഹ് അഹ് ഓfontsninja-text" ആഹ് അഹ് അഹ്

"sninja-text id=""fontsninja-text-893"" class=""fontsninja-family-55""ആഹ് two fifty അല്ലേ? fontsninja-text"

ഓ അതെ അതെ, അതെ ഓ അപ്പം ആഹ് നിങ്ങളിത് credit ചെയ്തപ്പോ എത്ര എത്ര മാസം പിടിക്കും ഇതിന് വേണ്ടിട്ടു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, എത്ര ദിവസം പിടിക്കും. two weeks നുള്ളിൽ അല്ലേ? okay okay അപ്പം.

documents ഓ അങ്ങനെന്തെങ്കിലും എന്തൊക്കെയാണ് documents അങ്ങനൊക്കെ ഇതാക്കാൻ ഉണ്ടോ.

എ~ ഏത് ma'am അതെ അതെ, എനിക്ക് ഐ ഒ ബിയിൽ ആണ് credit ആവുന്നത്.

passport അല്ലേ ആഹ് okay ആഹ് ആധാർ കാർഡ്, പാൻകാർഡ്, passport ൻ്റെ അല്ലേ? okay bank statement

അതിനാണ് okay എന്നാ ഏതാണ്? ഏതാണ്? ആഹ് ആഹ് yes yes yes, yes ma'am yes ma'am അഹ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ

husband ന്റെ husband ന്റെ husband ന്റെ കൊടുത്താരു~ ഓ പുൾ~ പുള്ളികാ~ നമ്മളെ വീട് ഇരിക്കുന്ന വീട് പുള്ളിക്കാരൻ്റെ ആണ്, ആ ഇത് വെച്ചിട്ട് അതാണെങ്കി അത് വച്ചിട്ടാണോ എടുക്കുന്നത് എങ്ങനെയാണെന്ന്? ആണല്ലേ ഓ അതെ അതെ, അതെ ആഹ് അപ്പൊ വാങ്ങാനായിട്ട് കഴിഞ്ഞാൽ വരാ~ വേറെ ഇതൊന്നും അപ്പൊ husband ഇന്റെ പേരില് വരുവൊ ഇല്ലെ എൻ്റെ പേരിൽത്തന്നെ വരുവോ എങ്ങനെയാണ്? ഓ okay okay ആഹ് അഹ് ഓ ശരി ശരി, അഹ് അതും പ്രശ്‌നം ഇല്ല. അപ്പൊ ഞാൻ ഇതിന് ആധാറിൻ്റെ proof ഓ അല്ലെങ്കി IDproof കൊണ്ടുവരണം അല്ലേ ID IDproof വേണം, പിന്നെ എനിക്ക് ഏർ മറ്റ്~ bank statement വേണം, അല്ലേ? okay ma'am ഓ~ okay ഞാനപ്പം ma'am ഇനെ ഞാൻ വിളിക്കാം, വിളിച്ച് ഈ ന~ ഏർ number ല് ഞാൻ okay ma'am, okay ma'am okay ഞാനപ്പം വരാം thank you ma'am, thank you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 ശാരീരിക ബുദ്ധിമുട്ടുകളും വിട്ടുമാറാത്ത ക്ഷീണവും ചെറിയൊരു പ്രയത്നത്തിൽ പോലും നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ

ഈ അവസ്ഥയാണ് neurasthenia ഒരുപക്ഷെ നമ്മളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ആൾക്കാർക്കും ഉണ്ടാവും ഈ പ്രശ്നം യഥാർത്ഥ കാരണം അക്ഞാതം ആണെങ്കിലും പലപ്പോഴും നമ്മുടെ വൈകാരികമായ അവസ്ഥയുമായും വിഷാദവുമായൊക്കെയായി ബ ന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇത് ലോകാരോഗ്യ സംഘടന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 വിട്ടുമാറാത്ത ക്ഷീണം ഈ അവസ്ഥയെ വെളിവാക്കുന്നു അതുകൊണ്ടുതന്നെ ഒരേസമയം മനശാസ്ത്ര രംഗത്തും വൈദ്യശാസ്ത്ര രംഗത്തും ഈ അസുഖമുള്ളവർ ചികിത്സ തേടുന്നു എന്താണ് neurasthenia യുടെ പ്രധാനലക്ഷണങ്ങൾ ക്ഷീണം സാദാരണ സമയങ്ങളിൽ നമുക്ക് തോന്നുന്ന ക്ഷീണത്തെക്കാൾ വ്യത്യസ്തമാണ് ഈ അവസ്ഥയിൽ അനുഭവപ്പെടുന്നത് രാത്രി സമയത്തേക്കാൾ ക്ഷീണം പകൽ സമയത്താണ് വരിക അതുപോലെ തന്നെ വിശ്രമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നാം എത്തുകയുമില്ല തലവേദന ഇത് പലപ്പോഴും കണ്ണുകളുടെ ആയാസം കാഴ്ചമങ്ങൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തലവേദന സ്ഥിരമായി വരികയും പലപ്പോഴും തീവ്രമാവുകയും ചെയ്യുന്നു ശാരീരിക വേദന ശരീരം മുഴുവൻ പ്രത്യേകിച്ച് പുറം ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നു സന്ധിവേദ സന്ധിവേദനപോലെ തോന്നുന്ന ഇത് വളരെ അതികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ദഹന തകരാറുകൾ പലർക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വിശപ്പില്ലായ്മ വിശപ്പിന്റെ അളവ് വല്ലാതെ കുറയുന്നു ഉറക്കമില്ലായ്മ പുലർച്ചവരെ പുലർച്ച വരെ മണിക്കൂറുകളോളം ഉണർന്നിരിക്കുകയും അതു പോലെതന്നെ അസുഖകരമായ സ്വപ്നങ്ങൾ മൂലം അസ്വസ്ഥരാവുകയും ചെയ്യുന്നു ഈ അവസ്ഥയെ ഇൽ കൂടി കടന്നുപോവുന്നവർ തങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിൽ വളരെയധികം ജാഗ്രതരായിരിക്കണം neurasthenia യുടെ ലക്ഷണങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസിലാക്കാൻ സാധിക്കുന്നത് ഇത് തികച്ചും ഒര് മാനസികാവസ്ഥ ആണെന്നും ദൈനന്തിന ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുഖകരമായ സാഹചര്യങ്ങൾ സംഘർഷങ്ങൾ നിരാശകൾ അവഗണനകൾ എന്നിവയിൽ നിന്ന് രക്ഷപെടാൻ ഇത് സഹായിക്കുന്നു എന്നും ആണ് neurasthenia യുടെ കാരണങ്ങളെപ്പറ്റി പലതരത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടാകാറുണ്ട്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 മതിയായ പ്രചോതനം ഇല്ലാതിരിക്കുക എന്നിവ neurasthenia യയുടെ ആരംഭത്തിലേക്ക് നയിക്കുന്നു ഇത് ഉം neurotic disorder ന്റെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാകുന്നു കൂടാതെ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയാത്തതിന്റെ തുടർച്ചയായ കുറ്റബോധവും നിരന്തരമായ വൈകാരിക സംഘർഷങ്ങളും മറ്റു ചിലകാരണങ്ങളാണ് neurasthenia യിൽ കൂടി കടന്നുപോവുന്ന ഒരു രോഗിക്ക് തന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ വൈദ്യശാസ്ത്രപരമായ കാരണങ്ങൾ ഉണ്ടെന്ന്‌ തോന്നുകയും അങ്ങനെ എന്തെങ്കിലും വെളിപ്പെടുമ്പോൾ സന്തോഷം തോന്നുകയും ചെയ്യുന്നു